ഇവടെ ആഹ് ഇവടെ ച് ചെറുതായിട്ട് ചാറ്റൽ മഴയേ ഒള്ളൂ. പക്ഷെ ഞാൻ വാർത്തേല് നിങ്ങടവിടത്തെ മഴേക്കുറിച്ച് കേട്ടായിരുന്നു. അതെ ഞങ്ങടെ സ്ഥിതി കൊറച്ച് മോശാണിപ്പോ. കാരണം കൊറേ നേരായിട്ട്, എനിക്ക് തോന്നുന്നു രണ്ട് ദിവസായി മഴ തോർന്നിട്ട്, പെയ്തോണ്ടേ ഇരിക്കാണ്. മാത്രാല്ലാ ന്യൂനമർദ്ദത്തിന് സാധ്യതയിണ്ടെന്നൊക്കെ ഇന്നലെ ന്യൂ ഏ വാർത്തേലും പറയുന്നിണ്ടായിരുന്നു. അപ്പ എന്താണ്ന്നിള്ളതറിയില്ല. ഓ ഓ. അവടെ എവടേങ്കിലൊക്കെ വെള്ളം കേറിയോ, അടുത്ത് വല്ലോം?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

അയ്യോ. നിങ്ങടെ വീട്ടിന്റങ്ങോട്ട് വല്ലോം വെള്ളം വന്നോ? ഞാ ഇല്ല. വീട്ടിന്റിങ്ങോട്ട് വന്നില്ല പക്ഷെ ഈ സാഹചര്യം ഇങ്ങനന്നെ മഴ പെയ്യാൻ തൊടരുകയാണെങ്കിൽ അതിനും സാധ്യതയൊണ്ട്.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 ആഹ് കൊറച്ചപ്പറത്തിള്ള ആൾക്കാര് മാറിത്തൊടങ്ങീന്നാണ് ഞാൻ കേട്ടത്. എന്ററിവങ്ങനെയാണ് കാരണം അവടെ ഞാൻ പറഞ്ഞില്ലേ തോടിന്റടുത്തൊള്ള പ്രദേശങ്ങളിലൊക്കെ വീടുകളില് വെള്ളം കേറിത്തൊടങ്ങീട്ട്ണ്ട്. അപ്പങ്ങനത്താൾക്കാര് ഒഴിഞ്ഞ് മാറീട്ട്ണ്ട്. ഇവടെ ദൈവം സഹായിച്ച് തൽക്കാലം പ്രശ്നങ്ങളൊന്നുവില്ല. പക്ഷെയറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തൊടരുവാണെങ്കി നമുക്കെന്താ ചെയ്യാന്ന്ള്ളത് പറയാമ്പറ്റില്ല. മനസ്സിലായി മനസ്സിലായി. ഓ നിങ്ങടെ വീട് കൊറച്ചുയരത്തിലാണെന്ന് തോന്നുന്നുവല്ലേ, അപ്പവടെ വെള്ളം കേറാൻ സാധ്യത കൊറവാണ്. അതാണ് പക്ഷെ ഞാനീ പറയുന്ന പോലെ കേരളത്തിലെ മാത്രല്ല ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ ഈ കൃത്യനിഷ്ഠതയോടെയല്ലല്ലോ മഴ പെയ്യുന്നതും കാര്യങ്ങളുവൊക്കെ. പണ്ടൊക്കെ നമുക്ക് ഇന്ന മാസങ്ങളുണ്ടായിരുന്നു മഴ പെയ്യും

അല്ലെങ്കി ഇങ്ങനത്തെ കാലാവസ്ഥ ഓരോ മാസത്തിലുവിണ്ടായിരുന്നു. പക്ഷെ ഇപ്പങ്ങനൊന്നല്ല. ഈ ആഗോള തലത്തിലെ ഈ എന്താ പറയാ ചൂട് കൂട് മുതലായവയാൽ നമ്മള് കേക്കുന്ന്ണ്ടല്ലോ വാർത്തകള്. അതൊക്കെക്കാരണം എല്ലാം എല്ലാം ഈ നെല തെറ്റി നിക്കുവാണ്. അതുകൊണ്ട് നമുക്കും അറിയില്ല എപ്പഴാണെന്താണ് എന്തെങ്കിലും നമുക്ക് മുൻകൂട്ടി എന്തെങ്കിലും എന്താ പറയാ തീരുമാനങ്ങളെടുക്കണെങ്കിപ്പോലും നമുക്കതിനെക്കുറിച്ചൊരു

അവടെ ഭക്ഷണം ഏ ബാക്കി വീട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോ?

അറിയില്ല എന്താകുംന്ന്. അന്ന് പിടിച്ചിന്നപോലെ പറ്റുവോന്ന്ള്ളതറിയില്ല. പിന്നെ പൊതുവേ കേരളത്തിലൊരു എന്താ കാ കേരളത്തിലെ കാലാവസ്ഥേക്കുറിച്ച് പറയാണെങ്കിയൊരു സുഖകരമായ കാലാവസ്ഥയാണ്. നമുക്ക്

പൊതുവേള്ളത് ഒരു ഉഷ്‌ണമേഖലാ പ്രദേശാണല്ലോ കേരളംന്ന് പറയുന്നത്. ഉം. ഇപ്പഴും അതെ. പക്ഷെ ആഹ് നിങ്ങള് നിക്കുന്ന പ്രദേശത്തിന്റെ അപ്പറത്തും ഇപ്പറത്തുവൊക്കെ ജല സ്രോതസ്സ്കളുണ്ടല്ലോ. പൊഴയും വയലും ഒക്കെ.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

പക്ഷെ ഈ സമതലങ്ങളിലും അല്ലെങ്കി തീരപ്രദേശങ്ങളിലൊക്കെയൊള്ള സ്ഥലങ്ങളിലെന്താണ് ചൂടും ഈ ഈർപ്പമുള്ളതായിട്ടിരിക്കുന്നൊരുകാലാവസ്ഥയാണ്.

പക്ഷെ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പൊയെനിക്ക് തോന്നുന്നു ഉയർന്ന തലത്തീ താമസിക്കുന്നേനേക്കാളും നല്ലത് തീരപ്രദേശത്ത് വന്ന് താ താമസിച്ചാ മതിയായിരുന്നൂന്ന് കാരണം അത്രേം മഴയാണ് ഇപ്പിവടെ.

മനസ്സിലായി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മഴ കൊറയുംന്ന്, അല്ലേ? അ ഇത് കണ്ടിട്ടെന്താ തോന്നുന്നത്? മഴ പെയ്യുന്നത് കണ്ടിട്ട്.

ബാക്കി കാര്യങ്ങളൊക്കെയീ ലോകത്ത് നടന്ന് പോകുന്നത്. അതോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല.

ഇപ്പതേ പറ്റുള്ളൂ. അവിടെയെങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? ഇവടെ ചാറ്റൽ മഴയായിട്ടേ ഒള്ളൂ. അങ്ങനെ ഭയങ്കരായിട്ടിള്ള മഴക്കോളൊന്നൂല്ല.

എന്ത്? ഓഹ് അതിലിപ്പെന്താ? അത് ചോയ്ക്കാന്ള്ള കാര്യോണ്ടോ? നിങ്ങളെപ്പെ ഇങ്ങോട്ട് വന്നാലും ഞാൻ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കും. സന്തോഷം. ശരിയന്നാ. പിന്നെ വിളിക്കാം.